പിന്നെ അല്ല ഇജ്ജ് record വെച്ചോ? ഇല്ലേ record ഇപ്പൊ ഏതുവിഷയത്തിന്റെ ആണ്?

ടെയോ ഞാനൊന്നും വെച്ചിട്ടൊന്നുല്ല internal മാർക്കൊന്നും ഇല്ല ആകെ കുടുങ്ങി

ഞാനും അങ്ങനെ തന്നെ അസ്സിഗ്ന്മെന്റും ഇല്ല നോട്ടും ഒന്നുല്ല ക്ലാസ്സിലും കേറാലില്ല ഇജ്ജ് ആകെ ഒരു മാർക്കെ ഉള്ളു എന്റെ ക്ലാസ്സിൽ ഇജ്ജ് മാത്രേ ഉള്ളു അങ്ങനെ എനിക്കും അങ്ങനെ തന്നെ എന്റെ ക്ലാസ്സിലും കമ്പനിക്കാർ ഒക്കെ കൂടിട്ട് അങ്ങനെ പറയും ഇജ്ജ് നിങ്ങളുടെ കോൽക്കളിടെ എന്തായി? ഞങ്ങടെ കൊൽക്കളിയുടെ കളിയൊക്കെ എടുത്തുന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല കാളിയെടുത്തെന്ന് ഓൻ പറയുന്നത് ആളില്ലാഞ്ഞിട്ട് ഓരോരുത്തരെ തൃശ്ശൂരിന്നൊക്കെയാണ് ആളെ തെകക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടേത് കളിയൊക്കെ എടുത്തുകഴിഞ്ഞിക്കുണു അത്രേ കളിയും പുതിയ പാട്ടും എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ ശെരിയാകുന്ന് like കളി സെറ്റ് ആകുന്ന് ആഹ് എന്നാ ഈ last വെച്ചുപഠിച്ചിട്ട് എന്തു സെറ്റവനാ അല്ല കോളേജിൽ മറ്റേ ആയിട്ടുണ്ടാരുന്നല്ലോ അതെന്താ സംഭവം

സ്പോർട്സിലെ ഏതാ ചെറുക്കന്മാർ എന്നറിയില്ല പക്ഷെ നല്ല അടിച്ചിക്കുണു ഉം നല്ല അടിയുണ്ടാരുന്നുന്ന് വിഡിയോയിൽ കണ്ടീനു അതിന്റെ ഇടയിൽ ഭയങ്കര തന്നെയാണ് നമ്മളിപ്പോ കോളേജ് മുഴുവൻ ഇപ്പൊ ഞമ്മളെ first year അടിച്ചേക്കാണു പൊറത്തുപോലും പോലും ഇറങ്ങിയിട്ടില്ല പിന്നെ അന്നുതന്നെ പിറ്റേന്ന് പിന്നെയും വന്നിട്ട് പിന്നെയും റിസെപ്ഷന്റെ ഉണ്ടായേക്കണ് ആഹ് അത് ഞാൻ കേട്ടീനു ഇനിയിപ്പോ പുതിയ principal ഒക്കെ മാറീല്ലേ എന്താ പടേന്നാവല്ലേ ഒള്ളത് ദാ ഇന്നിപ്പോ പുതിയ ആൾ in charge ചെയ്തിക്കിണു അയാളെന്തോ പട്ടാളക്കാരൻ ആണെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ പട്ടാളം പോലീസയെ ഇയാളെ എങ്ങനെ അവസ്ഥ ഞമ്മടെ മറ്റേ KVM ന്ന് വന്നതാണ് ഗണേഷ് ആഷിഖിനോട് ചോദിച്ചുനോക്കേണ്ടതാരുന്നു പുള്ളി എങ്ങാനുണ്ടെന്ന്

ആഹ് ഇജ്ജ് കുറച്ചുറക്കെ പറ എനിക്കൊന്നും കേൾക്കുന്നില്ല ആഹ് ഉം വളാഞ്ചേരി വളാഞ്ചേരി KVM ഇൽ ആരുന്നു മൂപ്പർ ആഹ് കണ്ടിട്ട് ആൾ വൈബിന്റെ ആളായാൽ മതിയാരുന്നു എന്നാൽ പിന്നെ കുഴപ്പം ഉണ്ടാവില്ല

എന്നാലും കുറച്ചൊക്കെ ഫ്രീഡത്തിന് നിക്കുവാണേൽ കുഴപ്പം ഇല്ല മറ്റേത് men college മാതിരി ആയിക്കഴിഞ്ഞാൽ അത്

ഉം മറ്റേത് ഹസീന ടീച്ചർ permanent അല്ലല്ലോ ഇത് permanent ആകുവേം ചെയ്യും പിന്നെ NAAC ന്റെ പരിപാടിയും വരുവല്ലേ പൊറത്തൂന്നുള്ള ആളുവന്നാൽ അപ്പൊ permanent ആകും ചെയ്യും അല്ലെ ഉം ഓർ permanent ആയി ചെയ്യും കുറെ ആൾക്കാരെ

അതെ കുറെ ആൾക്കാർ പ്രിൻസിപ്പാളാകാൻ ആകെ ഓല് അതിനുകുറെ കുത്തി മറിഞ്ഞു എന്നിട്ടിപ്പോ എന്തായി ഓരോരുത്തർ ആവുന്ന് കേട്ടപ്പളേക്കും ഷോ കാട്ടപ്പെടുത്തി പിന്നെന്താ പറ ഇല്ല ഇതിപ്പോ എന്തായാലും in charge ചെയ്തേ കേറിക്കാണ് എന്താ അറീല്ല ആഹ് last അടിക്കഴിഞ്ഞ് സ്പോർട്സുകരും ആയിട്ട് അതിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടാവല് issue ഇന്നിപ്പോ ഇയാൾ കേറിയെന്റെ ഇതിന് പോലീസിനെ കേസുകൊടുക്കാൻ വേണ്ടിട്ട് എന്തേലും കാട്ടികൂട്ടുവോ ആവോ അതും അറിയില്ല അയാൾ കേറിയത് പുലിവാലായല്ലോ ദൈവമേ അയാളെ പോയിട്ടേ കയ്യിൽ എടുക്കേണ്ടി വരും

ആളെങ്ങനെ എങ്കിലും ആയിക്കോട്ടെ അതിനുമുൻപ് തന്നെ ആൾടെ അടുത്തുപോയി കമ്പനി ആയിട്ട് ടീച്ചറോട് അതേമാതിരി നിക്കണം അല്ലെ നിക്കാ ഈ GK സർ കയ്യിലെടുത്തിട്ടില്ലേ അതേമാതിരി കാട്ടേണ്ടി വരും ഇപ്പൊ ഞമ്മക്ക് പിന്നെ ഇതിലൊന്നും സിനില്ല ഈ ഇപ്പൊ കോളേജിൽ എന്തായാലും ബാപ്പയെ വരൂ അല്ലടാ നമ്മൾ നമ്മടെ കാര്യങ്ങൾ നോക്കണ്ടേ തണ്ട് ഇങ്ങാനെ കാട്ടും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നിക്കണ്ടി വരില്ലേ

നമ്മൾ രണ്ടാൾ നിന്നിട്ട് കാര്യം ഇല്ല എല്ല പിന്നെ വരുവാന്ന് വെച്ചാൽ എല്ലാവരും കൂടെ വരട്ടെ എന്തെ അല്ലാതിപ്പോ ഉം അങ്ങനെ എല്ലാരും കൂടെ വേണം അല്ലാതെ ഇവിടെ നാലാൾ നിക്കാ നാലാൾ കണ്ടുനിക്കുക കുറെ പേര് വീഡിയോ എടുക്കാ അതൊന്നും നടക്കൂല്ല അതന്നെ അതിനിപ്പോ ഇവനൊക്കെ കേറുന്ന കാര്യം എന്തായി രാവിലെ അവിടെ കുറച്ച് ചെറുക്കന്മാരുണ്ടാരുന്നില്ലേ തല്ലുണ്ടാക്കി പുറത്തായി ഒന്നും അറിയില്ല ഉം ഇപ്പ്രാവശ്യം trip long ആക്കാനും അതിന് കുറെ കായ് ആകൂല്ലേ നമ്മടെ last അല്ലെ ആഹ് ഇനിയിപ്പോ maximum ഒരു പത്തിന്റെ ഉള്ളിൽ ഒക്കെ എന്തായാലും പൈസ ആകും ഒരാൾക്ക് ഉം അതൊക്കെ നമ്മൾ നോക്കണ്ടേ അല്ല ഉം നല്ല ചിലവാണ് കോളേജിൽ ഓഹ് ഒരു ചെലവും ഇല്ല ഇപ്പൊ തന്നെ ദാ ഈ fourth സെമ്മിന്റെ ഇതടച്ചിട്ടില്ല എക്സ്‍മിൻറേം ആഹ് ഫീസടച്ചിട്ടില്ലല്ലേ

എങ്ങനെ നേരെ പറയ്യ് കേൾക്കുല്ല ഫോർത്ത് സെമ്മിന്റെ അത് നടക്കാതെ ഇനിയിപ്പോ അവര് exam എഴുതാൻ അയക്കുവൊന്നും അറിയുല്ല ആഹ് എന്താന്നുവെച്ചാൽ നിങ്ങൾക്കെത്ര sem fees ഞങ്ങൾക്ക് ഒൻപത് അഞ്ഞൂറ്

പക്ഷെ നിങ്ങൾക്ക് exam fees കൂടുതലല്ലേ ആഹ് നിങ്ങൾക്കില്ലേ അത്? ഞങ്ങൾക്ക് നിങ്ങൾക്കെത്രയാ അറുനൂറ്റമ്പത് ഞങ്ങൾക്ക് അഞ്ഞൂറ്റി അങ്ങനെ എത്രയോവ ഞങ്ങൾക്ക് എണ്ണൂറ്റി എണ്ണൂറ്റി വരാലുണ്ട് ആഹ് അത്യാവശ്യം ഉണ്ട് ഞങ്ങൾക്ക് അഞ്ഞൂറ്റി ഒക്കെ ആണ് വരൽ അഞ്ഞൂറ്റി എഴുനൂറ്റി അത്രയൊക്കെ എഴുന്നൂഒറ്റി ഒക്കെ ആഹ് last batch ഒക്കെ ആകുമ്പോ അങ്ങനെ കൂടുവാ ആയിരം ആകാതിരുന്നാൽ മതിയാരുന്നു attendence ഒക്കെ ഉണ്ടോടാ നിനക്ക് attendence ഇല്ല ഇപ്പൊ attendance എനക്ക് last fourth സെമ്മിന്റെ submit ചെയ്തേക്കുന്നത് ആർട്സിന്റെ ഇതുവെച്ചിട്ടാ എന്തെ

പ്രാക്ടിസിന് പോയെന്റെ ഉം അതിൽ കേറ്റിട്ടും ഓർ സമ്മതിക്കുന്നില്ല. പിന്നെ ഒരു പരുപാടി ഉണ്ട് ആഹ് ക്ലബ്ബിന്റെ ഇതിൽ പോയിട്ടും കുറച്ച് ടീച്ചർമാരുടെ കാലൊക്കെ പിടിച്ചിട്ട് അതങ്ങുചെയ്തു എന്നിട്ടും ഓർ സമ്മതിക്കുന്നൊന്നും ഇല്ല ഓല് എന്താ അറിയില്ല ചോയിക്കണോന്നില്ല എഴുപത്തിമൂന്ന് മതീന്നാ പറഞ്ഞത് ഓർ പിന്നെ എന്താന്ന് അറിയാമോ അറ്റൻഡൻസിന്റെ കാര്യം ആകുമ്പോ ക്ലാസ്സിൽ കേറാത്തൊണ്ടേ ആഹ് അതാണ് main

എന്നാൽ ആയിക്കോട്ടെ ഞാൻ വിളിക്കാം ഇജ്ജ് എനിക്കൊരു call വരുന്നുണ്ട്

hello പറഞ്ഞോ

നമ്മള് കുറേക്കാലമായി തോന്നുന്നു അല്ലേ സംസാരിച്ചിട്ട്

ആഹ് yes ഓഹ് എന്തൊക്കെയാ വിശേഷങ്ങള് കോളേജിലെല്ലാം കോളേജെല്ലാം നന്നായിട്ട് പോവുന്നുണ്ട് എങ്ങനുണ്ട് ഏർ കുറച്ച് കഷ്ട്ടപ്പാടാണ് എന്നാലും പ്രശ്‌നമില്ല നന്നായിട്ട് പോന്നു അഹ് ഇങ്ങനെ ഒരു ടൂറിൻറെ കാര്യമൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അടുത്ത വർഷത്തേക്ക് വേണ്ടത് നമ്മള് ലാസ്റ്റ് അവസാനത്തെ വർഷം ആവാൻ പോവുവല്ലേ.

tourplan ചെയ്യുന്നുണ്ട്. ഒരു വിനോദ സഞ്ചാര പ്ലാന് അഹ് എവിടേക്കാ പ്ലാനെയ്യുന്നെ? ഒന്ന് തീരസ്ഥലമായ ഗോവ തന്നെ ഏർ നിങ്ങ ഇന്ത്യ ഇന്ത്യയിൽ എവിടാ? ഏർ

അഹ് നല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഏർ ഞങ്ങള് പണ്ട് ഏർ ഞാൻ ഏർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോയത് ഈടെ

ആ ഒരു നമുക്കുള്ള ഒരു സന്തോഷമുണ്ടല്ലോ ഏർ അത് ഒരേ സ്ഥലത്തെന്നെ പോന്നതാണെങ്കിലും പല ആൾക്കാര കൂടെയല്ലേ നമ്മൾ പോന്നെ ഏർ സ്‌കൂളിലെ ഞാൻ ഒരു ഒരു സുഹൃത്തുക്കളുടെ കൂടെ പോയി കോളേജിലും ഏർ അതെ സ്ഥലത്തു തന്നെ ഏർ പക്ഷെ വേറെ വേറെ പോന്നതെങ്കിൽ നമുക്ക് അതിൻറെയൊരു ആ ഒരു സ്ഥലം വേറെന്നെയായിട്ട് തോന്നും അതിപ്പോ നമ്മള് വീട്ടുകാരുടെ കൂടെ പോവുമ്പോ നമക്കാ പ്രത്യേകം ഒരു വേറെ എന്തോ ഒരു ഏർ സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത് ഒരിക്കലും മടുക്കൂല നമുക്ക്. ഓരോ സ്ഥലത്തിനും ഓരോ സ്ഥലത്തിനും അതിൻറെതായ ഭംഗി ഉണ്ട് പുതിയ പുതിയ സ്ഥലങ്ങള് കാണാൻ സാധിക്കുന്നതിൽ കൂടുതൽ ഒരേ സ്ഥലത്ത് പോവാൻ വലിയ മടുപ്പും തോന്നും പ്രത്യേകിച്ച് നമ്മള് കോളേജിൽ ദിവസവും വരുമ്പോ ആ ദിവസം നമ്മൾ പറയും മടുപ്പാണ് പക്ഷെ ഇപ്പൊ അങ്ങനല്ല എല്ലാര്ക്കും

അതെ ശെരിയാ ഏർ എനിക്കും ആദ്യം കോമേഴ്‌സിലേക്ക് വരുന്നതൊക്കെ ഭയങ്കരം ഒരു ഏർ ഭയങ്കരം കഷ്ടപ്പാടായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഏർ കോളേജ് തീരാനായത് കൊണ്ടാണോ എന്നറിയില്ല പക്ഷെ ഭയങ്കരം ഒരു ഏർ കോളേജിനോടൊരു ഏർ ഒരടുപ്പം തോന്നുന്നുണ്ട് ഇപ്പോഴായിട്ട് പിന്നെ ഏർ ടൂറിൻറെ കാര്യം പറഞ്ഞപ്പോഴാണ് ഏർ അപർണ്ണയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ട്ടപ്പെടുന്ന കാര്യമെന്താ ഒരു ഒരു വിനോദമായിട്ട് അപർണ്ണ എല്ലാ ലൈഫില് ജീവിതത്തില് ചെയ്യുന്ന കാര്യങ്ങൾ? വിനോദന്ന് പറയുന്നത് പല രീതിയിലാണ് യാത്രയുണ്ട്, സിനിമകളോടുള്ള ഇഷ്ട്ടം കൂടുമ്പോ അതൊരു വിനോദമാണ്

എനിക്ക് ഏർ സിനിമകൾ കാണുന്നത് ഭയങ്കരം ഇഷ്ട്ടമാണ്. ഞാന് ഈ തീയേറ്ററിൽ പോയി കാണുന്നതിനേക്കാളും എനിക്ക് വീട്ടിലിരുന്ന് ഏർ എനിക്ക് ഒറ്റക്ക് കാണുന്നതാണ് കുറച്ചൂടെ ഭയങ്കരം ഇഷ്ട്ടമാണ് എനിക്ക് കാണാനൊക്കെ പിന്നെ ഏർ പിന്നെ അങ്ങനെ പോന്നത് കുറവാണെങ്കിലും

ഞാൻ കാണാറുണ്ട് മിക്കവാറും ഉള്ളത് സിനിമ കാണാറുണ്ടോ? പിന്നെ ഏത് സിനിമയാണെങ്കിലും കാണും അങ്ങനെ ഒരു ഇതൊന്നുമില്ല ഏത് സിനിമ അതേതു ഭാഷയായാലും ഏതു രീതിയിലുള്ള സിനിമകളായാലും സിനിമ ഒരു ആസ്വാദന കലയാണ് അതിൽ അതിൻറെതായൊരു രീതികളുണ്ട്, പല വ്യക്തിത്വങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങളും ചില സിനിമകളില് നമുക്ക് ഏർ ഇങ്ങനെ

പക്ഷെ പാട്ട് ഭയങ്കരം രസമായിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമെന്താണെന്നു പറഞ്ഞാല് ഈ തമിഴ് മൂവീസിലൊക്കെ തമിഴ് സിനിമകളിലൊക്കെ മിക്കവാറും ഏർ കൂടുതലും നല്ല പാട്ടുകളായിരിക്കും ഇത് കഥ ഒരേ ബേസാണെങ്കിലും ഏർ പാട്ടുന്ന് പറയുന്നത് ഇതിൻറെ മനസ്സിൽ തട്ടുന്ന ഒരു പാട്ടായിരിക്കും അവിടെ അവിടൊക്കെ ശ്രദ്ദിച്ചിട്ടുണ്ടോ?

ഏർ തമിഴ് സിനിമയിൽ ഏറ്റവും ഒരു അടിയാണ് പക്ഷെ അഭിനയിച്ച പടങ്ങളും ഒരേ പേരിലുള്ള ഏർ പടങ്ങളായിരിക്കും പക്ഷെ തമിഴിലെ പാട്ടുകൾ മലയാളത്തിലെ പാട്ടുകളെക്കാളും കൂടുതൽ മലയാളത്തിലെ പഴയ പാട്ടുകൾ അത് ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ഒരു ആണല്ലോ അഹ് മലയാളം പഴയ പാട്ടുകൾ അഹ് അഹ് മലയാളം പാട്ടുകൾ എനിക്ക് ഭയങ്കരം ഇഷ്ട്ടമാണ് ഞാൻ ഏർ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഏർ സമയത്തുള്ള എൻ്റെ പറയുന്നത് പാട്ടുകേക്കലാണ് ഏർ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ഏർ രണ്ടാമത്തെ ഏർ പാട്ടു കേക്കുന്നതാണ് വാങ്ങിച്ചിട്ടുള്ളത് ഏർ ഒരുമാസം മാത്രേ ആയിട്ടുള്ളു ഇത് വാങ്ങിയിട്ട് ഞാൻ ഇപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്നെ ആ സാധനത്തീന്നാ ഏർ എനിക്ക് ഭയങ്കരം ഇഷ്ട്ടമാണ് പാട്ട് കേക്കുന്നത് ഏർ

എ ആർ റഹ്മാൻറെ പാട്ട് പറയാണ്ടിരിക്കാൻ പറ്റാത്ത ഒരു ഭാഗമാണ് അതി മനോഹരമായ പാട്ടുകളാണ് ഏർ എ ആർ റഹ്മാൻറെ ഒരു ഹോസന്നാന്ന് പറഞ്ഞ പാട്ടില്ലേ, കേട്ടിട്ടുണ്ടോ?

മലയാള സിനിമക്ക് ഏർ വ്യത്യാസാറ്റം ഉണ്ടോ? ഇതായിട്ടില്ലേ എന്നാ പറയാ

ആ അല്ലെ ഇന്ന് നമ്മടെ കോളേജ് ബസ്സുകളിൽ കാണാം എത്ര മണിക്കൂറോളം

ആ എന്നാ പറയാം എല്ലാരും ഹാപ്പിയായി ഒട്ടുമിക്ക ഞങ്ങടെ കൂട്ടുകാർക്കും

കുറച്ച് നല്ലതായിട്ട് ഇങ്ങനെ കണ്ട് അടുത്തിരിക്കുന്ന ആൾക്കാര് ആരാണെന്ന് അറിയില്ലെങ്കിൽ കൂടെ അയാളോട് സംസാരിച്ചിട്ടൊക്കെ ഏർ അങ്ങനെ ഇവരിക്ക് പരിചയപ്പെട്ടൂടെ അങ്ങനെ ഞാൻ ആലോചിക്കും അതും ഒരു തരത്തിലുള്ള വിനോദമാണല്ലോ

എല്ലാരോടും സംസാരിച്ച് ഏർ എല്ലാരോടും നല്ലയൊരു ബന്ധം വച്ച് ഏർ നടക്കുന്നത് ഇഷ്ട്ടപെടുന്നുള്ളു ഞാൻ കുറച്ചായിട്ട് മനസ്സിലാക്കിയതാണ് ഇപ്പൊ നമ്മള് ഈ കോവിഡിൻ്റെ

എല്ലാർക്കും സ്വന്തമായൊരു വീടുകളും കാര്യങ്ങളും അതിൻ്റെതായ ജീവിത ശൈലികളും ആവുന്നു എല്ലാരും

അത് ശെരി എൻ്റെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളുണ്ട് അവരിക്ക് അവരെന്നെ കോളേജിലെ എല്ലാ

ആ പോകുന്ന വഴി അമ്പത് ഫ്രണ്ട്സിനെ ഇവള് കണ്ട് സംസാരിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് ഞാൻ പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റാണെന്ന് പറയുന്നില്ല പക്ഷെ ഞാൻ അതിൻ്റെ വിപരീതമല്ല എന്നാലും പകുതിയാണ് ഞാൻ ഏർ കുറച്ചാൾക്കാരെ അറിയാം അതുകാരണം അവരോടു സംസാരിക്കണമെന്നുണ്ടാവും പക്ഷെ ചിലപ്പോ എനിക്ക് കണ്ടു സംസാരിക്കാനേ ഒരു ഏർ ഒരു എന്താ പറയാ തോന്നൂല.

പല ബന്ധങ്ങളിലേക്കും സംസാരിക്കാൻ തക്കവണ്ണം കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും നമുക്കൊരു ഏർ കൊടുക്കുന്നില്ലാന്ന് പറഞ്ഞാ ഡിസംബറിലെ ഏർ നവംബർ, ഡിസംബർ ആ സമയത്ത് നടന്ന ഏർ ഫിഫ വേൾഡ് കപ്പ് കണ്ടിട്ടുണ്ടോ? അഹ് ഹാ എല്ലാവരും ആവേശത്തിലായിരിക്കൂലല്ലോ ആവേശത്തിൽ ഏറ്റവും കൂടുതൽ

പരീക്ഷയെക്കാളും വലുതാണ്. പരീക്ഷക്കെല്ലാം വലുതായിട്ട് നമ്മക്ക് അർജൻറ്റീന ഫാൻസ്‌, ബ്രസീൽ ഫാൻസിനെല്ലം ആര് ജയിക്കും ആര് തോൽക്കും

അത് സത്യാണ് ഏർ കോളേജിൽ പോന്ന വഴിക്ക് തന്നെ ഒരുപാട് ഏർ ഏർ ബ്രസീലിൻറെയും അർജന്റീനയുടേയും എല്ലാരുടെയും ആഹ് ചിത്രങ്ങള് നമുക്കിനി കാണാൻ പറ്റും. എല്ലായിടത്തും ഇതുതന്നെയാ കാണാം. എനക്കൊരു ഏർ എന്താ ഞാനൊരു വലിയ ബ്രസീൽ ആരാധികയാണ് അപ്പൊ ആ മഞ്ഞയും പച്ചയും കളറിൽ പോക്ക് കാണുമ്പോ ആ മനസ്സിലുള്ളൊരു സന്തോഷമുണ്ടല്ലോ അത് വേറെ തന്നെയാ പക്ഷെ ഈ ഏർ ഏർ ജയിക്കാനായിട്ടില്ല എങ്കിലും അടുത്ത കളിക്ക് കേറുമൊന്നുള്ളത് ഉറപ്പുണ്ട് ഏർ ഇപ്പ്രാവശ്യം അർജൻറ്റീനാ ഏർ അപർണ്ണ അർജൻറ്റീന ആരാധികയല്ലേ? അതെ അർജൻറ്റീന ആരാധികയെന്നെ അവസാന നിമിഷത്തിൽ ഓരോ ഗോൾ അടിയിലും എന്താ പറയാ ആവേശത്തിലാണ്

ഫുട്ബോൾ ആരാധകരേക്കാളും കൂടുതൽ മെസ്സിടെ ആരാധിക അല്ലെങ്കിൽ അർജൻറ്റീന ആരാധിക ഓരോ മലയാളികളും ലോകമെമ്പാടും ഒരു നിമിഷമായിരുന്നു. അഹ് സത്യമാണ് പക്ഷെ പക്ഷെ എൻറെയൊരു അഭിപ്രായം എന്താണെന്നു വച്ചാൽ ഞാനിപ്പോ ബ്രസീലിൻറെ ആരാധികയാണ് അതുമല്ല അർജൻറ്റീനയുടെയും ആണ് പക്ഷെ ഏർ ഇന്ത്യ ഇങ്ങനെയൊരു കളിക്ക് ഇന്ത്യ കളിക്കിറങ്ങുവാണെങ്കില് നമ്മള് ഇന്ത്യക്കാര് ഇന്ത്യയുടെ കൂടയല്ലേ നിക്കുള്ളൂ, ഞാൻ അത് ആലോചിക്കാറുണ്ട് എപ്പോഴും അത് ശരിയാണ് ഇന്ത്യയുടെ ഒരു കളി അത് സാധ്യമാകുന്നൊരു ദിനം കാത്തിരിക്കാം അഹ് അത് അത് വന്നുകഴിഞ്ഞാല് ഇന്ത്യയുടെ കൂടെ മാത്രേ ഉണ്ടാകു. ഇന്ത്യയില് ഇന്ത്യ അങ്ങനെയൊരു കളിക്കിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ചിത്രങ്ങളോ ഒന്നും ഈ ഇന്ത്യയുടെ റോഡുകളിൽ കാണാനാവില്ല. ഇന്ത്യൻ

ഇന്ത്യൻ പതാക ഉയരണം നമ്മടെ രാജ്യം അതല്ലേ നിങ്ങടെ ആവേശം എന്താ പറയാ എല്ലാ നമ്മടെ രാജ്യത്തിന് വേണ്ടി നമ്മടെ ജീവിതം ആവേശം നമ്മള് നമ്മള രാജ്യത്തിനും അതില് കളിക്കുന്ന വ്യക്തികൾക്കും കൊടുക്കണന്നുള്ള, നമ്മടെ ആവിശ്യം നമ്മടെ രാജ്യത്തിൻറെയാ അഹ് കുറെ ആലോചിക്കാറുണ്ട്, എനിക്ക് പണ്ട് ഭയങ്കരം ഇഷ്ടായിരുന്നു ഏർ ഈ ഏർ കായികമത്സരങ്ങളിലൊക്കെ നിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു സമയത്ത് ഷോട്ട് പുട്ട്ന്ന് പറഞ്ഞൊരു ഏർ മത്സരമുണ്ട്. അതിനു വേണ്ടി അതിനു വന്നതായിരുന്നു ഏർ ഞാൻ ഇപ്പൊ കാണുന്നതിനേക്കാട്ടിയും വളരെ മെലിഞ്ഞിട്ടായിരുന്നു പണ്ട് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അപ്പൊ ഈ ഷോട്ട് പുട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് ഭയങ്കരം ഏർ ഭയങ്കരം ഖനമാണല്ലോ അപ്പൊ ഏർ ഞാനിതെടുത്ത് എറിഞ്ഞു എറിഞ്ഞത്ത് മാത്രമേ ഓർമ്മയുള്ളു കൈ ഉളുക്കിപ്പോയി ഏർ ഞാൻ പിന്നെ അത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ഏർ അതിനു മുന്നേ തന്നെ ഞാൻ നൂറ് മീറ്ററ് ഏർ ഒരു ഓട്ട മൽസരം ഉണ്ടായിരുന്നു അതിന് നിന്നിട്ടുണ്ട്. അത് നിന്നിട്ട് ഏർ ഓടി അവിടെ എത്തണന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ഏതിലൂടെ ഓടും എന്നിണ്ടായിട്ടില്ല. എന്നിട്ട് എനിക്ക് തന്നിട്ടുള്ള വഴിയല്ലാതെ ഞാൻ വഴി ചുറ്റിക്കടന്നു എൻ്റെ ഫ്രണ്ടിൻറെ റോയിലൂടെയാ ആണ് ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്നെ അവിടുന്നും പുറത്താക്കി അപ്പൊ സ്പോർട്സിനോട്, ഒരു കായിക മത്സരത്തോടുള്ള ഏർ ഇഷ്ട്ടം പോയിട്ടില്ല പക്ഷെ എനിക്ക് ആവൂല എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നതോടുകൂടി ഞാൻ അതവിടെ നിർത്തി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കായിക മത്സരങ്ങളോട് ഏർ പങ്കെടുക്കാനുള്ള താൽപ്പര്യമേ ഉള്ളു ഞാനങ്ങനെ ഏർ പ്രത്യേകിച്ച് participate ചെയ്തിട്ടുള്ള ഇത് നേരത്തെ കുറവാണ് നമ്മടെ എന്താ പറയാ ഏർ പാട്ട്, ഡാൻസ് അങ്ങനെ എല്ലാ പരിപാടികൾക്കും പങ്കെടുത്തിട്ടും സമ്മാനങ്ങൾ കിട്ടിയിട്ടുമുണ്ട് ഒട്ടുമിക്ക ഏർ എട്ടു വർഷത്തോളം സംഗീതം പഠിച്ച ഒരു ഓഹ് സംഗീതം പഠിച്ചല്ലേ ആഹ് okay അതാണ് തനിക്ക് എ ആർ റഹ്മാനെ പെട്ടന്ന് മനസ്സിലായത് അല്ലേ? എന്താ പറയാ ആ ഒരു സന്തോഷത്തിന്